ഏർ ഏക ശുദ്ധ ജല തടാക ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ ഇത്രയും പറഞ്ഞു കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്‌കാരം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

അത് എന്തെ പറഞ്ഞേ Hai

അഹ് എന്തൊക്കെ സുഖല്ലേ?

എന്ത് സുഖം കുഴപ്പൊന്നുല്ല

അഹ് നമ്മ ഇന്ന് പറയാൻ പോണെ എന്ത്നെ പറ്റിയ നമ്മക്കിന്ന് പറയാന്നെ ഇന്നിപ്പോ ഉം പണ്ട് ബ്രിട്ടീഷുകാര് നടത്തിയിരുന്ന സംഭവങ്ങൾ വിഭജന പ്രക്രിയെം അതുപോലുള്ള കുറിച്ച് പറഞ്ഞാല് ആഹ് മുസ്ലിം ഒക്കെ മുസ്ലിം ഹിന്ദുക്കളൊക്കെ വി വിഭചിക്കുന്നതല്ലേ

മതങ്ങൾ തമ്മിൽ വിഭജിച്ചതും അവരുടെ ശക്തി വളർച്ച വള വളരാൻ വേണ്ടിറ്റ് ആഹ് ആഹ് അയിനെക്കുറിച്ചറീല്ലേ ആഹ് അയില കുറിച്ച് ഞമ്മക്ക് ലേശം കൊറച്ചീച്ചേ പറയാ ആഹ് അന്നാ ഇജ്ജ് തുടങ്ങിക്കോ

കോളനി രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ ശക്തമായ ഒരു ഭരണ സംഭ്രതായമാണ് വിഭചന കോ കോളനി രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ഇടയിൽ മതപരവും വംശപരവുമായ തയമ്പേത് പരസ്പര സംഘർഷങ്ങൾ വളർത്തിയെടുക്കാനാണ് സാമ സാമ്രാജത്യ ശാക്തികൾ ഈ രീതിയിൽ ഉപയോഗിക്കിച്ചത് ഇടക്കിടെ ഉയർന്നു വന്ന ഇത്തരം സംഘർഷങ്ങൾ colonial ഭരണാധി

കർഷകമായും കർക്കശമായും അവരുടെ കോള കോളനികൾ നടപ്പിലാക്കിയത് ഇതിൻറെ ഭാഗമായി ഇന്ത്യയിൽ അവരുടെ ആധിപത്യത്തിൻറെ ആദ്യനാളുകൾ മുതൽ തന്നെ കോളനിയിൽ ഭരണാധികാരികൾ വിഭച വിഭചിത നയം ന നടപ്പിയിലാക്കിയിരുന്നു ബ്രിട്ടീഷ് ഇ ഇന്ത്യയുടെ ബ്രിട്ടീഷ് ആധിപത്യത്തിൻറെ തുടക്കം കുറിച്ചത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന പ്ലസ്സയുദ്ധ വിജയം തന്നെ ബ്രിട്ടീഷുകാർക്കിടയിൽ വിഭ വിഭജത രീതിയിലുള്ള ഉദാഹരണമാണ് അതേപോലെ സിറാജുധൗളായും മുർജാഫറും തമ്മിലുണ്ടായ ഭിന്നിപ്പിലൂടെയാണ് ഭിന്നിപ്പിൻറെ സൂത്രധാരന്മാരായ ബ്രിട്ടീഷുകാർ പ്ലാസിയിൽ വിജയം നേടിയത് പിന്നെ

തുടർന്ന് വളർച്ചയിൽ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ബ്രിട്ടീഷുകാർ ഇതേ തെന്ത് തന്ത്രം തന്നെ ഉപയോഗിച്ചത്

പിന്നെ ത് വെ ഇതില് മുസ്ലീങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നകിഴക്കൻ ബംഗാളും ആസ്സാമും കൂട്ടിച്ചേർത്തുകൊണ്ട് ഈസ്റ്റ് ബംഗാൾ അഹ് നിലവിൽ വന്നു പിന്നെ അതേമാതിരി ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളായ പടിഞ്ഞാറൻ ബംഗാളും ബിഹാറും ഒറീസയും ഉൾപ്പടെ വെസ്റ്റ് ബംഗാൾ എന്നീ രണ്ടു ബംഗാളുകൾ വിഭജനത്തോടെ നിലവിൽ വന്നു വിഭജനത്തിൽ നിലവിൽ വന്നതാണ് ഈസ്റ്റ് ബംഗാളും വെസ്റ്റ് ബംഗാളും ഈസ്റ്റ് ബംഗാളിൽ അഹ് ആസ്സാമും കിഴക്കൻ ബംഗാളും കൂട്ടി ചേർത്തിട്ട് വെസ്റ്റ് ബംഗാള് ബംഗാളും ബീഹാറ് ഒറീസ അഹ് ഈ മൂന്ന് കൂട്ടി ചേർത്തിട്ടാണ് വെസ്റ്റ് ബംഗാൾ സ്ഥാപിച്ചത്

അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി എയിലെ വിപ്ലവം അടിച്ചമർത്താനും ബ്രിട്ടീഷുകാരുടെ നീ നീ നിർണായകമായത് മായി സഹായിച്ച ഇന്ത്യക്കാരായ ചില നാട്ടു രാജ്യ ഭരണാധികാരികളും സമീന്തർമ്മാരും മറ്റുമായിരുന്നു ഓരോ വിഭാഗം ഇന്ത്യക്കാരെ അടിച്ചമർത്താൻ അവർ മറ്റൊരു വിഭാഗം ഇന്ത്യക്കാർ തന്നെ കൂട്ടുപിടിച്ചിരുന്നു ഓലൊക്കെ കൂട്ട് പിടിച്ചിട്ട ഇവല് ഭിന്നിപ്പിച്ചേ